ഇപ്പൊ ഇൻസ്റ്റയിൽ ഇല്ലേ ബ്രോ ഇൻസ്റ്റായിലൊക്കെ ഇല്ലേ

എന്താ name

അതെ നിൻ്റെ privet account ആണോ

അതെ അതെ okay ഉണ്ണിക്കുട്ടാ nice name ഉം okay thanks ഉണ്ണിക്കുട്ടൻ എന്നിടാനുള്ള കാരണം എന്താ ബ്രോ ഉണ്ണിക്കുട്ടൻ എൻ്റെ വീട്ടിൽ എന്നെ ഉണ്ണിക്കുട്ടൻ ന്ന വിളിക്കല് ഓ funny funny funny പിന്നെ friends ഒക്കെ ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ ന്നിങ്ങനെ വിളിക്കും ഓ തനിക്ക് fans ഒക്കെ ഉണ്ടോ അപ്പൊ account ൽ എത്ര followers ഒക്കെ ഉണ്ട് followers രണ്ടായിരം ഏഹ് അപ്പൊ എങ്ങനെയാ fans നെ കിട്ടിയേ

fans എങ്ങനെയാ ഈ രണ്ടായിരം followers കൊണ്ട് കിട്ടിയേ fans പറയുമ്പോ നമ്മളെ friends ഒക്കെ തന്നെ ഉള്ളു ഏഹ് friends ഒക്കെ നിൻ്റെ fans

അവര് എൻ്റെ മച്ചാന്മാര് മച്ചാന്മാരോ okay okay okay മച്ചാന്മാര് ശരി

ഏർ dress എടുത്തിട്ടില്ല ന്നല്ലേ പറഞ്ഞെ പേറുന്നത് ആവുന്നേ ഉള്ളു എടുത്തിട്ടില്ല അല്ലെ okay dress തിരക്കാവൂലെ പിന്നെ കയ്യൂലെ സാധനം

okay ബ്രോ ഞാന് കുറച്ചു നേരത്തെ എടുത്തു പോയി dress എനിക്ക് നല്ല costume പറ്റിയപ്പോ ഞാൻ പെട്ടന്ന് എടുത്തു പോയതാ ഏതാണ് സ്ഥലം എൻ്റെ സ്ഥലം പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു എടുക്കാൻ പെട്ടന്ന് പോയി അല്ലെ അതെ അതെ പെരുന്നാളിന് പോയി പെരുന്നാൾ നമ്മള് ഒരു ഇരുപത് twenty kilometer എ ഉള്ളു ഇരുപത് kilometer എ ഉള്ളു ഇപ്പോ എന്നിട്ടിപ്പോ ബ്രോ എന്താ എവിടെയാ നാട് വരുന്ന്

എലനല്ലൂര് ആണ് അല്ലെ എനിക്കറിയാ ഞാൻ മണ്ണാർക്കാട് ഇല്ല ആഹ് എലനല്ലൂര് എവിടെയാണ് അവിടെ എവിടെ പ്പോ എനക്ക് കുറച്ചു കളുണ്ട് അവിടെ

ആഹ് കാട്ടുകുളം ന്നൊക്കെ പറയും കാട്ടുകുളം കാട്ടുകുളത്തിത്തെ ഏർ ഇർഷാൽ ഒക്കെ അറിയോ

അതേതാ അവൻ super ആ ആഹ് super ആണ് ല്ലേ ഓ ഓൻ trending ആയിട്ടുള്ള വാക്കുക്കെ പറയുന്നു അതെ അതെ ഒരു shop ഇല്ലേ എന്താ vibe ആ ആഹ് ഞമ്മളെ ചന്തു പണിക്കര് vibe ന്നു പറയും ആഹ് അതെ അവൻ്റെ പേരാണ് മയന്മാര് അങ്ങനെ എന്തോ പറയില്ലേ

ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ഞാൻ online കൂടി ആണല്ലോ purchase ചെയ്യുന്നുണ്ട് മൂപര് vintage ന്നു vintage നു പറയുമ്പോ മൂപരെയൊക്കെയാണ് first നല്ലൊരു അങ്ങാടിൽ നിന്ന്

ആഹ് മൂപ്പര് അത്യാവശ്യം okay അതെങ്ങനെ ഈ shop ൻ്റെ അതി കിട്ടിയതാണോ മൂപ്പര് ബാംഗ്ലുരെ ആഹ്

ഒരു നാലാള് കൂടുന്നുണ്ടെങ്കിൽ മൂപ്പര് എന്ത് ചെയ്തു പറയും കാരണം മൂപ്പര് അത്ര ഓ മൂപ്പരെ വീട് എവിടെയാ വരുന്നേ മൂപ്പരെ എവിടെയാണോ ന്നൊന്നും ന്നെനിക്ക് അറീല മൂപ്പരെ shop എവിടെ ബാംഗ്ലൂര് എവിടെയാ വരുന്നേ

ഓ sorry ബ്രോ എനിക്കറീലർന്നു ലൈസി ലയ്ക് ന്നു അടിച്ച മതി അതിൻ്റെ opposite ഒരു മിൽമ store ൻ്റെ മേലെ ഉണ്ടാവും ഓ മോൻ അവിടെന്ന് വന്നിട്ടില്ല എനിക്കറിയില്ല എന്ന പിന്നെ പിന്നെ ബ്രോ എന്തൊക്കെ ഏർ ഏർ സംസാ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നും ഇല്ല എന്നാ okay ബ്രോ നല്ലൊരു shopping നടത്തി വാ okay okay ഉം hello hello ആഹ് അങ്ങനെ കാക്കടംപൊയില് നമ്മള് കേറി അങ് ഇറങ്ങി ല്ലേ എം hello അങ്ങനെ കാക്കടംപൊയില് രണ്ടു നമ്മള് കേറി അങ് ഇറങ്ങി ല്ലേ ഓ കാക്കടംപൊയില് പോയിട്ട്ല്ലേ കാക്കടംപൊയില് പോയി ഇറങ്ങിയത് ഏർ അനക്ക് മറ്റേ നമ്മള് forest പോയതോർമയുണ്ടോ അനക്ക് ഏത് ഏത് മറ്റേ പേരും കിട്ടുന്നില്ല അന്ന് നമ്മള് forest ക്കു പോയി അവിടെ കഴിഞ്ഞിട്ട് നേരെ

ആഹ് ശരിയാ അതിൻ്റെ പേരിപ്പോ എന്താ forest ൻ്റെ ഓ എന്തൊരു പേരെഡാ വായിലെ കിട്ടുണുല്ലല്ലോ മറ്റേ ചങ്ങായി കൊണ്ടോയി അല്ലെ ഏതോ ഇവിടെ കൊണ്ടിട്ടിട്ട് ആഹ് ശരിയാ അതിൻ്റെ പേര് കിട്ടുന്നില്ല എന്തായാലും അവിടുന്ന് അങ്ങോട്ട് കുറച്ചു പോയ മതി അങ്ങോട്ട പോയത് ഓനി

എന്താത് നമ്മളൊരു നാലുമണി ഒക്കെ ആയപ്പോ കേറീട്ട് പിന്നെ ആകെ അതിൻ്റെ ഉള്ളിക്ക് ആ ചങ്ങായി കൊണ്ട് വഴി തെറ്റിച്ചതെ ശരിയാണ് ഓനെയൊക്കെ എന്താണ് പറയേണ്ടത് അന്ന് അങ്ങോട്ട് കേറീട്ട് രാത്രി എട്ടുമണി ആയില്ലേ നമ്മൾ ഇറങ്ങിയപ്പോ പിന്നെ എടാ വഴി തെറ്റി വഴി തെറ്റി ആനേൻ്റെ അലറലും പിണ്ടിയൊക്കെ കണ്ടിട്ടേ ജ്ജ് അന്ന് ഞാൻ ശരിക്കും സ്വർഗം കണ്ടു പിന്നെ പിണ്ടി കണ്ടപ്പോ ഒരു നെഞ്ചിൽ ഒരു ഇതായി ആകെപ്പാടെ ആഹ് അതാണ് ആദ്യം നമ്മള് കേറിയപ്പോ നല്ല ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ അറിയുന്നില്ലല്ലോടാ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ വഴിതെറ്റും ന്നൊന്നും

ആഹ് അതാണ് മറ്റവൻ ആണെങ്ങി വഴി അറിയാ അറിയാ പറഞ്ഞ് അങ്ങനെ കൊണ്ടോയി നമ്മളെ പിന്നെ ഓൻ കൊണ്ടുപോയിട്ട് അങ്ങട് പിന്നെ ഓനും വഴിതെറ്റി നമുക്കും തെറ്റി അപ്പം പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ആകെപ്പെട്ടു അതിനു range ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ ആർക്കും ഇല്ല എങ്ങനെയൊക്കെ നോക്കിയതാണ് range ഇല്ല range ഒക്കെ പോയി എന്താല്ലേ അത് ഒരു പെടൽ എന്നെ ആയിരുന്നു ഒരു വഴിയൊന്നുമില്ല ഇത് ആകെ ഇരുട്ട് ആയപ്പോ ഒരുമാതിരി ഇതായില്ലേ ഏർ ഇരുട്ടായപ്പോ ഒരുമാതിരി തായി ല്ലേ കേറിയപ്പോൾ ചെറിയ കടേ ഇരുട്ടായി കൊണ്ട് എന്തൊക്കെയോ ഒരു ഇത് അല്ലേ ഇതാണ് എന്തൊരു കാട് അതാണ് ഓ അന്ന് ഞാൻ ശരിക്കും പേടിച്ചുക്കുണ് ഈയോ പിന്നെ പേടിക്കാതിക്കോ എന്തൊക്കെ back കൂടിയൊക്കെ കൂടി വരുന്ന പോലെ തോന്നി അത് എന്താണ് അവിടെ എന്താ എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു നമ്മൾ ആണെങ്കി ഇതില് വടിയും കമ്പും എല്ലാം കയ്യിൽ പിടിച്ചു നിക്ക്അല്ലെ അതാണ് കമ്പം കൊണ്ടൊന്നും കാര്യമില്ല പിന്നെ നമ്മളെ ഒരു ധൈര്യത്തിന് നമ്മൾ പിടിച്ചുനുള്ളു ഉം അതാണ് വെറുതെ കയ്യിൽ പിടിക്കു എന്ത് നമ്മൾ അതുകൊണ്ട് ഓ കുടുങ്ങിന്നല്ലേ ഒരുമാതിരി ഇരുട്ട് പറഞ്ഞാൽ നിലാവ് പോലുല്ല അല്ലേ അന്ന് നിലാവ് ഒന്നുമില്ല അന്ന് എന്തോ കറുത്ത വാവ് ന്തോ ആണ് നിലാവില്ല ഒന്നുമില്ല ഇരുട്ടത്ത് നമ്മൾ അങ്ങനെ നടക്കുന്നൂ അന്ന് ഇപ്പോ ഏതാനു വ്യാഴോ വെള്ളിയോ വ്യാഴാഴ്ചയല്ലേ വ്യാഴാഴ്ചയാണ് അത് ആവോ അന്ന് ആകെ ഓരോന്ന് ആലോചിച്ചിട്ട് എല്ലാരേം mind മാറിപ്പോയി പേടിച്ചിട്ടേ ഉം ശരിയാണ് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മാനിനെ കണ്ടു മാനിനെ പിന്നാലെ കൂടിയത് അറിയില്ലേ നിനക്ക് പിന്നെ ആ ഒറ്റക്കൊമ്പന ഓർമ്മയില്ലേ അനക്ക് ൻ്റെ മോനെ മ്മൾ ആകെ ല്ലേ പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതാണ് അത് നിന്നിട്ട് നോക്കി ങ്ങനെ നിക്കാ നമ്മുടെ അടുത്തേകുടെ ഓടി വന്നപ്പോ എന്ത് പോക്കാ ല്ലേ അതൊക്കെ പിന്നെ പെരുമ്പോക്ക് അതിനെന്നും പിടിച്ചാൽ കൂടി കിട്ടൂല അതിൻ്റെ അടുത്തുകൂടി എത്തൂല നമ്മൾ ഓടിക്കഴിഞ്ഞാ എവിടുന്ന് മാനയല്ലേ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എത്ര ലോങ്ങ് ഓടുന്ന് അറിയോ കിട്ടൂല അതിന് നമുക്കിത്തിരി ഭാഗ്യണ്ടായി അതിനാണെങ്കിൽ ഒരു മഞ്ഞ color അല്ലേ ചെറുതായിട്ട് ഒരു കറുപ്പ് color ഉള്ളത് അല്ലേ ആഹ് എന്താ അറീല അത് ഏതുതരം മാനാണ് ആവോ

കൊമ്പ് വെല്ല കൊമ്പാണ് ആഹ് അത്ണ്ട് നല്ല വെല്ല കൊമ്പ് ഏർന്നു പക്ഷെ ഓ നല്ല വലുപ്പം ഉണ്ട് ഏനു ല്ലേ പിന്നെ കാണുമ്പോൾ വലിയ ഒരു സാധനം അതിൻ്റെ മേത്തധികം പുള്ളി പുള്ളി ഒന്നും കണ്ടില്ലല്ലോ ഈ പുള്ളി അങ്ങനെ ഇല്ല അത് ഏർ എന്താ അറിയില്ല പുള്ളി ഒന്നുമില്ല മറ്റേ മാന് കൂട്ടി കണ്ടപ്പോ ഇങ്ങനെ കളിക്കുണു അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കളിക്ക ആഹ് നമ്മളെ ഓ അന്നത്തോടെ മാനെ എന്താണ് മതിയായി ല്ലേ കണ്ടു കണ്ടു പിന്നെ മാനിനെ കണ്ട് പിന്നെ സാധാ മൃഗങ്ങളെ പോലെ ആയി അതെ ഒരുമാതിരി ആടിൻ്റെ പോലെ ആയി അല്ലേ ശരിയാണ് മറ്റേ ആ ഇത് കിട്ടീന് പക്ഷേ എന്ത് സനാണ് ഇങ്ങനെ കൂടിട്ടു പന്നിയാ പന്നിയോക്കെ അങ്ങനെ കൂടോ ഈ പന്നി അങ്ങനെ പന്നി വെറുതെ കുത്തി കളിച്ചു നമ്മൾ അടുത്തുകൂടെ പോകുമ്പോ ചിലപ്പോ ഒന്നിങ്ങനെ കുത്താൻ വരും അല്ലാതെ അത് പിന്നാലെ വരും എന്നിട്ട് ആഹ് അതാണ് എന്തായാലും നല്ലോണം പേടിച്ച്ക്ക്ണ് മറ്റേ ഒച്ചയൊക്കെ നമ്മുടെ back കൂടി വരുന്ന പോലെ

അതാണ് എൻ്റെലും വടിയില്ല ഇരുട്ടും കൂടി അല്ലേ കാണുന്നില്ല ആകെ ഒരു രണ്ടാളുടെ കയ്യിൽ ല്ലേ വടി ഉള്ളൂ ആഹ് എന്നിട്ട് അവന്മാരും പറയാ വടിയെടുത്ത് വീശു വീശു എവിടെ വീശാൻ കയ്യിൽ വടി വേണ്ടേ അതാണ് കയ്യിൽ വടിയില്ലാത്ത നമ്മൾ എന്താ കാട്ടാ നിലത്താണെങ്കിൽ ഒറ്റൊന്നും കാണാനും ഇല്ല ഓ മറ്റൊനെ കണ്ട ഈയ്യ് മറ്റോൻ ഗൂഗിൾ മാപ്പിൽ ഏതാണ്ട് range വന്നപ്പോ ഓനുണ്ട് ശ്വാസം ശരിക്കും പോകുന്നു

എന്തേനു എൻ്റെ അവസ്ഥ ശരിക്കും പേടിച്ചുതൂറി ല്ലേ പിന്നെ അതിനിടകൂടെ ആ മുളൻ്റെ sound മുളന്നു എന്തൊക്കൊ ഒരു ഒരു ജാതി sound ആഹ് അതാണ് നമ്മൾ range കിട്ടാൻ വേണ്ടി മുളെൻ്റെ ചോട്ടിൽ നിന്നപ്പോഴല്ല ഇപ്പോളും ആലോചിക്കുമ്പോ പേടിയാവല്ലേ, ആ മൊളേൻ്റെ sound ഏ പിന്നെ അത് മൊളേൻ്റെ sound ൻ്റെ ഇതല്ല അതേപോലെതന്നെ മൊളേൻ്റെ sound ഉണ്ടായി പക്ഷേ വേറൊരു sound അതാണ് ക്ക് വേറെ sound കേട്ട sound ചെയ്തേ മൊളേൻ്റെ sound അല്ല വേറെ പ്പോ എന്തോ ല്ലേ ആഹ് വേറെ എന്തോ ആണ്

ഉം ശരിയാണ് അത് രാത്രി അല്ലെ എങ്ങനെ നോക്കാനാ forest ആണ് forest ക്കൂടെ വഴിയൊന്നും ഉണ്ടാവൂല അതാണ് ശരിക്ക് ഒരു നടപ്പാത പോലുമില്ലല്ലോ അതുകൊണ്ടല്ലേ ഇത് ഇല്ല ആൾക്കാർ ഇല്ലല്ലോ forest അല്ലെ പിന്നെ ഇത് ആലോചിച്ച് നോക്ക്മ്പോ വല്ല tractor പോണ വഴിയി കൂടെ നമ്മൾ പോയെ ന്നെങ്കിൽ കഴിഞ്ഞു ന്നു അല്ലെ ഓ ശരിയാണ് അത് വേറെ ആരെതോ forest കാരുടെ വണ്ടിയൊക്കെ പോണതാണ് അതാണ് ആന്നെ അഥവാ ഗൂഗിൾ മാപ്പ് ചതിച്ചെങ്കിൽ ആലോചിച്ചു നോക്ക് ആ forest ൻ്റെ നടുവിൽ ഓ നടുവിൽ നമ്മ മറക്കൂല അവിടെ അവിടെന്നെ കിടക്കേണ്ടി വരും കടന്നിട്ടും കാര്യമില്ല നമ്മൾ പേടിച്ച് ഇതാവും മറ്റ് നമ്മൾ കേറിയപ്പോ തന്നെ ആ വയസ്സായ മൂപ്പര് പറഞ്ഞല്ലേ ആനയൊക്കെ ഉണ്ട് ആരും ഇതുവരെയായിട്ടും പോയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതൊന്നും കേൾക്കാതെ കേറുകയും ചെയ്തു കേറിയപ്പോ ആകെ പെട്ടു അപ്പൊ കേറുവാണെങ്കിൽ പിന്നെയല്ലേ മനസ്സിലായെ ആഹ് ശരിയാണ് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവും മുതിർന്നവർ പറയണത് കേൾക്കണം അതാ പറയണെ അതാണ് ഞമ്മൾ വിചാരിച്ചത് പിന്നെ ദാഹിച്ചിട്ടാണെങ്കിലും പുഴയിലും ചാടി വെള്ളവും കുടിച്ച്

പിന്നെ ഞാൻ dress ഒക്കെ dress ഊരിട്ടൊന്നും ഇല്ല watch ഉം shoe ഉം shoe എല്ലാം mobile ഒക്കെ അവിടെ വച്ചിട്ട് ഞാൻ ചാടി ചൂടല്ലേ ആഹ് അനക്കോർമ ഉണ്ടായി ഞാൻ ഞാൻ എൻ്റെ shoe ഇട്ടിട്ടു ചാടിയത് പിന്നെ അന്ന് shoe ഒക്കെ പൊളിഞ്ഞു ആകെ അതിൻ്റെ ഉള്ളിൽത്തെ സാധനക്കെ പുറത്തേക്ക് വന്ന്ക്ക് ആ shoe ഞാൻ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞോ പിന്നെ അതിനൊന്നും പറ്റൂലെ ആകെ ഇതായി എന്താല്ലേ അവിടെത്തെ വെള്ളമൊക്കെ നല്ല നല്ല അടിപൊളിയല്ലേ നമ്മള് ജ്ജ് കണ്ടോ ജ്ജ് ചാടിപ്പോ ഇറങ്ങിയപ്പോ നോക്കിയപ്പോ എന്താ വല്യ ആഴമില്ലാത്ത പോലെ പക്ഷെ ഇറങ്ങിയപ്പോ എന്താ ല്ലേ അതെന്നെ അത് clear വെള്ളല്ലേ അപ്പൊ അടി പെട്ടെന്ന് അടുത്താണ് തോന്നും പക്ഷേ നല്ല ആഴം ഉണ്ട് അത് അതാണ് അത് വിചാരിച്ചിട്ട് ഞാൻ shoe ഒന്നും ഊരാതെ അങ്ങനെ ഇതാ പക്ഷേ ചാടി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നമ്മുടെ വയറിൻ്റെ അത്ര ഉണ്ടെന്നു ഓ നല്ല ആഴമുണ്ടെങ്കിൽ തീരുമാനമായി നല്ല ഒക്കെ ആഴം ഉണ്ടെങ്കിൽ പോയി എന്ത് കാട്ടാനാ ല്ലേ നല്ല ഒഴുക്കും ഇല്ലേ പിന്നെ ഒടുക്കത്തെ ഒഴുക്കാണ് കെട്ടല്ലേ ദാഹിച്ചപ്പോ അതെ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ ഇതാണ് പറഞ്ഞെ പ്രകൃതിയെ സ്നേഹിക്കണംന്നു ഉം നല്ല വെള്ളല്ലേ നല്ല അടിപൊളി വെള്ളമാ ഓ അത് കുടിച്ചോണ്ട് നടന്നുകൊണ്ട് കഴിച്ചലായി അല്ലെങ്കിൽ ആലോചിച്ചു നോക്ക് ദാഹിച്ചങ്ങനെ നടന്നേനെ പിന്നെ എന്നാ പിന്നെ പകുതി എത്തിയപ്പോ ദാഹിക്കുന്നു പിന്നെയും അതാണ് എന്നിട്ടു ആകെ ഇതായി എന്താല്ലേ നമ്മളൊക്കെ ഓരോരോ വട്ട് ല്ലേ വെറുതെ ക്കെ അല്ലെ അങ്ങനെ പോകു എന്നെ ഒരോ trip പിന്നെ വിചാരിച്ച അതൊക്കെയല്ലേടാ റങ്ക് ഭാവിയിലേക്ക് പറഞ്ഞിരിക്കാലോ അവസാനം വലുതാവുമ്പോ ഇങ്ങനെ പറയാം ഇങ്ങനെയൊക്കെ പോയിന്നു ഇങ്ങനെയൊക്കെ കണ്ടിന്നു വഴിക്കൂടെ പോയൊണ്ട് നമുക്ക് കിട്ടി പിന്നെ വെളിച്ചങ്ങട് കണ്ടപ്പോ ആശ്വാസമായില്ലേ പിന്നെ വീടിൻ്റെ വെളിച്ചമൊക്കെ കണ്ടപ്പോൾ പിന്നൊന്നു അത് എത്ര long ആണ് നമ്മള് എത്ര kilometer ഉള്ളി പോയിട്ട വരുന്ന അതാണ് നമ്മൾ ആലോചിച്ചു നോക്കി എന്താ എത്ര നാളും എന്തൊക്കെ ആൾക്കാരും വന്നു രണ്ടുമൂന്ന് ആൾക്കാരെ പന്നി പന്നി പറഞ്ഞു torch അടിച്ചു നോക്കിയെ

എമ്മ അടിപൊളിയാണ് അടിപൊളി അതിൻ്റെ പേര് അങ്ങോട്ട് കിട്ടുന്നില്ല ല്ലേ ആ forest ൻ്റെ അല്ലേ പേരെന്താ എന്തോ ഓൻ പറഞ്ഞു നല്ല അറിയപ്പെടുന്ന ഒരു forest ആണ് അതാണ് പിന്നെ ഓ ആഹ് ആനപ്പിണ്ടി എത്രങ്ങാനം കണ്ടു ല്ലേ ആനപ്പിണ്ടി ഇഷ്ടം പോലെയുണ്ട് ആനയൊക്കെ ആനൻ്റെ smell ഒക്കെ ഉണ്ടായിരുന്നു

ആഹ് ശരിയാണ് നമ്മള് അവയൊന്നും ഇല്ല വിചാരിച്ച് പോയതല്ലേ ഉം ഭാഗ്യത്തിന് ആനയൊന്നും ചെയ്തില്ല